hello guys അപ്പം എൻ്റെ പേര് ഫാത്തിമ എന്നാണ് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ discuss ചെയ്യാൻ പോകുന്ന topic ന്നു പറയുന്നത് our education system അല്ലെങ്കിൽ our education model എന്ന് പറയുന്ന ഒരു topic ആണ് ട്ടോ

ഇപ്പം എല്ലാവരും ഇപ്പം ഏർ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ആഹ് പിന്നെ അതുപോലെ തന്നെ ഈ hospitals schools ന്നു പറഞ്ഞത് world wide ഉള്ള ഒരു സംഭവാണല്ലോ so അതായത് ഇപ്പം കുറേ പറയാനിണ്ടാകും അപ്പോം ആഹ് ഞാന് പ്പം എൻ്റെ experience വച്ചിട്ടെന്നെ പറയാൻ ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കേരള എന്ന് പറഞ്ഞിട്ടുള്ള state ലാണ് ഞാന് ജീവിക്കുന്നത് so ഇവിടെ മലയാളികൾ ആണ്ള്ളത് ഏർ കേരളത്തില് അപ്പം ഇന്ത്യയില് അപ്പം കൊറേ school കൾ ഇണ്ട് ഇന്ത്യയില്

അത്യാവശ്യം facilities ഒക്കെയുള്ള school ന്നെയാണ് ഇന്ത്യയിലെ ബാക്കിയുള്ള schools ക്കെ അപേക്ഷിച്ചു നോക്കുമ്പോ so ഞാന് lkg പഠിച്ചത് government school ലാണ് sorry private school ലാണ് അതിനുശേഷം പിന്നെ ukg ഒന്ന് രണ്ടൊക്കെ പഠിച്ചത് ഗൾഫിലാണ് സൗദിയിലാണ് പഠിച്ചത് പിന്നൊരു എട്ടു വരെ ഞാന് ആഹ് cbse ലും ബാക്കിയൊക്കെ ഞാന് government ആയിട്ട് പഠിച്ചിട്ടുള്ളത് അപ്പൊ മിക്ക എല്ലാ ഇതിലും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം lkg ന്നു പറയുന്നത് സാദാ school എന്നെയാണ് അപ്പൊ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല ന്നെ ഏർ സൗദിയിൽ എനിക്ക് തോന്നിട്ടുള്ളത് educational system ന്നു പറയുന്നത് ആട രാവിലെ എട്ടുമണി തൊട്ട് ഉച്ചക്കൊരുമണിവരെ class ഉള്ളു ആഹ് പക്ഷെ നമ്മക്ക് കിട്ടുന്ന knowledge കൊറവൊന്നുമില്ലട്ടോ നമ്മക്ക് നാലു മണി വരെ ഇരുന്നാ കിട്ടുന്ന knowledge ന്നെ നമ്മക്ക് ഇങ്ങനെ ചെയ്യുമ്പളും കിട്ടുന്നുണ്ട് അതായത്

ആട cbse ന്നു പറയുമ്പോ അവിടെ class കൾ ള്ളത് രാവിലെ ഒമ്പത് മണി തൊട്ട് പിന്നെ വൈകിട്ട് നാല് മണി വരെയാണ് അപ്പം ഒരു എട്ടു മണിക്കൂര്‍ അല്ലെങ്കില്‍ ഏഴു മണിക്കൂറുണ്ടാവും അപ്പൊ നമുക്ക് ഒരു ദിവസം ഏഴ് period ആണുള്ളത് ആഹ് എല്ലാ school ഉംന്നല്ലാട്ടോ എല്ലാ school ഉം time ഉം വ്യത്യാസണ്ട് അതു പോലെ തന്നെ period കളും വ്യത്യാസണ്ട് ആഹ് അപ്പൊ നമ്മക്ക് tenth English maths ആഹ് സെയ science social ഇംഗ് അറബി ഹിന്ദി മലയാളം it ഇതിലും കാട്ടി കൊറേ subjects ണ്ട് ആഹ് അതുപോലെ ന്നെ അപ്പം അവിടെ ഒരു education system നോക്കുആണെങ്കില് പിന്നെ മ്മക്ക് ptart drawing എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വേറെ period കളുണ്ട് ഒരു അഞ്ചാറ് അങ്ങനത്തെ period കളുമുണ്ട് അപ്പം ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യംന്നു പറഞ്ഞത് ഇപ്പം maths നായാലും pt ക്ക് ആയാലും അതിന്റെതായ value കൊടുക്ക് നുണ്ട് കൊടുക്കുന്നുണ്ടന്നുള്ളതാണ് അതായതിപ്പോ ഏർ മിക്ക class ഉ എടുക്കാറുണ്ട്ട്ടോ അതായത് teacher മാറ് leave വാവുന്നത് ആഹ് അങ്ങത്തെ അഹ് ഭയങ്കര കുറവാണു ആഴിച്ചയിൽ രണ്ടു മൂന്ന് class മ്മക്ക് miss ആവുള്ളു ബാക്കിയെല്ലാ class ഉം നമ്മക്ക് കിട്ടലുണ്ട് അപ്പം ആഹ് maths എടുക്കുന്ന പോലെത്തന്നെ pt യും എടുക്കാറുണ്ട് അതായത് pt ക്ക്

പല school ലു ഞാൻ കണ്ടിട്ടുള്ളത് ആഹ് education subjects അതായത് ഇങ്ങനെ english മലയാളം അങ്ങനത്തെ subjects ഒക്കെ നല്ല value കൊടുക്കും പക്ഷേ pt അങ്ങനത്തെ subjects നൊന്നും value കൊടുക്കൂല കുട്ടികളെ പുറത്തുവിടൂല്ല ഇങ്ങനെ sub പോലെ അവര് ആഹ് ടീ teachers വരാതിറിക്ക്ന്നത് കുട്ടികക്ക് വേണേൽ class ൽനിന്ന് വർത്താനം പറയാം പക്ഷെ അതൊരു pt എന്നുള്ളതില് നമ്മക്ക് കൂട്ടാൻ പറ്റില്ലാലോ അപ്പോം രണ്ടിനും അതിന്റെതായ value കൊടുക്കുന്നുണ്ട് ന്നുള്ളത് cbse ന്റെ വല്യൊരു കാര്യാണ് ട്ടോ അതുപോലെ തന്നെ facilities നോക്കുആണെങ്കില് cbseschool അത്യാവശ്യം facilities ഇണ്ടാവും കാരണം നല്ല expense ഇണ്ട് പഠിക്കാൻ cbse schools ന്നു പറയുമ്പോ അത്യാവശ്യത്തിനു fees ഇണ്ട് അത്യാവശ്യത്തിനു expense ഇണ്ട് അപ്പം കൊർച് rich ആയിട്ടുള്ള ആളുകൾക്കെ അതില് cbse പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അത് അതിന്റെയൊരു disadvantage ആണ് കൊറേ fees ള്ളോണ്ട് മിക്ക കുട്ടികൾക്കു അത്‌ പഠിക്കാൻ പറ്റില്ല so class ലു കുട്ടികൾ ഭയങ്കര കുറവായിരിക്കും

അപ്പൊ അതൊരു disadvantage ആണ് കാരണം ഏർ fees എല്ലാം ആയോണ്ട് എല്ലാർക്കും അത് താങ്ങാൻ പറ്റില്ല afford ചെയ്യാൻ കഴിയില്ല അതാണ് main reason ന്നു പറയുന്നത് പിന്നെ നോക്കുകാണെങ്കില്

പിന്നെ എന്തന്നുവെച്ചാൽ കൊറച്ചു strict ആയിരിക്കും നല്ല strict ആയിരിക്കും ആഹ് private school ൽ കാരണം പൈസ കൊടുത്താണ് പഠിക്കുന്നത് അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് mistake വരരുത് ന്നു അവർക്ക് ഭയങ്കര നിർബന്ധം ഇണ്ടാവും so ആഹ് നമ്മക്ക് വേണ്ട എല്ലാ facilities ഉം തന്നിട്ട് നല്ല പോലെ strict ആയിരിക്കും school enjoy ചെയ്യാൻ പറ്റുമോ ന്നു ചോയിച്ചാല് കോർച്ചേ enjoy ചെയ്യാൻ പറ്റുള്ളൂ മുഴുവൻ freedom അവർക്ക് കിട്ടാത്ത കൊണ്ട് enjoy ചെയ്യാൻ പറ്റൂല അപ്പൊ പിന്നെ next ഞാൻ പിന്നെ എട്ടു തൊട്ടു പഠിച്ചത് government school ലാണ് government aided ലാണ് പഠിച്ചത് aided ഉം government ഉം ഒക്കെ ഏകദേശം same ആണ് അപ്പം അവിടെത്തെ ഒരു experience പറയാന്നുണ്ടെങ്കില് അവിടെയും ഞാൻ പറഞ്ഞപോലെതന്നെ ആഹ് എനിക്ക് പത്തുമണി തൊട്ട് നാലുമണിവരെയാണ് class ള്ളത് ആഹ് അപ്പം ഒരു ഹ hour കൊറഞ്ഞു cbse ന്നു ഒരു hour കൊറവാണ് എല്ലാ school ഉം ഇങ്ങനെയല്ല എല്ലാ school ഉം പലപല timing ആണെട്ടോ അപ്പം ആഹ് അവിടെനിക്ക് ഏഴു period എന്നേയാണുട്ടോ ഉള്ളത് ഏഴല്ല ആഹ് ആ ഏഴു period ആണുള്ളത് അതിനിടക്ക് രണ്ട്‌ interval lunch break ഒക്കെയുണ്ട് ട്ടോ അപ്പം ആഹ് maths ണ്ട് english ണ്ട് physics chemistry history geographyit മലയാളം ഹിന്ദി അതുപോലെ കൊറേ subjects ണ്ട് ആഹ് government ഉം aided ഒക്കെ ആവുമ്പൊ expense ഭയങ്കര കൊറവായിരിക്കും so എല്ലാവരിക്കും afford ചെയ്യാൻപറ്റും ആഹ് fees ഒന്നും അധികം ഇണ്ടാവില്ല may be ഒരു വർഷത്തിൽ ഒരു ആയിരം രൂപയുടെ താഴെയേ വരുള്ളൂ ട്ടോ അത്രേം വരില്ല അപ്പം കൂടുതൽ കുട്ടികളും choose ചെയ്യുന്നത് government അല്ലെങ്കിൽ aided school ക്കായിരിക്കും അപ്പം എന്റെ class ലെന്നെ അറുപതോളം കുട്ടികളുണ്ട് എല്ലാ class ലും അമ്പത്തഞ്ചു മുതൽ അറുപത് അതിന്റെ ഇടയിലുള്ള കുട്ടികളിണ്ടാവും പക്ഷ് അതുപോലെതന്നെ ഞാൻ പഠിച്ച school ൽ എട്ടു ഒമ്പത് പത്താണ് ട്ടോ ഉണ്ടായിരുന്നത് ഉണ്ടായിട്ടുള്ളത് അപ്പൊ എട്ടിൽ എന്നെ z വരെ division ഉണ്ട് എട്ടും ഒമ്പതും പത്തും z വരെ division ണ്ട് അപ്പൊ എട്ടു ഒരു ഇരുപത്തിയാറു class ഒമ്പത് ഇരുപത്തിയാറു class പത്തു ഇരുപത്തിയാറു class ണ്ടാവും അങ്ങനെ എല്ലും കൂടി നോക്കിയ ഒരു നാലായിരത്തിഅഞ്ഞൂറ് കുട്ടികളോളം ഉണ്ടാവും പക്ഷെ ഞാൻ ഇതേ time ലു ഏഴു വരേ class plus two വരെ ഉണ്ട് ഞാൻ പഠിച്ച cbse ലു പക്ഷെ എല്ലാം കൂടി കൂട്ടിയാല് ആയിരത്തിഅഞ്ഞൂറ് കുട്ടികളെ ഉണ്ടാവുള്ളു ഇവിടെ എട്ടും ഒമ്പതും പത്തും കൂടെ കൂട്ടീട്ട് നാലായിരത്തിഅഞ്ഞൂറോളം കുട്ടികളുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസിലാക്കാൻ പറ്റും എത്രത്തോളം difference ഉണ്ട് കുട്ടികളുടെ എണ്ണത്തില്ന്നുള്ളത് അത് ഭയങ്കരയിട്ടുള്ള ഒരു important factor ആണ് ട്ടോ അതുപോലെതന്നെ expense കൊറവായോണ്ട് facilities ഉം വല്യ facilities ഒന്നും ഉണ്ടാവില്ല ന്നാലും അത്യാവശ്യത്തിനു നമ്മക്ക് വേണ്ട ഉള്ള facilities gitlab science lab ന്നു പറഞ്ഞിട്ടുള്ള facilities ഒക്കെ ഇണ്ടാവാറുണ്ട് government cash കൊടുക്കുന്നോണ്ട് നമ്മുക്ക് അതിനൊക്കെയുള്ള facilities ഒക്കെ ഉണ്ടാവാറുണ്ട് ട്ടോ അപ്പൊ ഞാൻ choose ചെയ്യുക എന്തായാലും government school അല്ലെങ്കി aided school ആണ് ഇത്രേം പൈസകൊടുത്തു പഠിക്കുന്നതിനേക്കാൾ നല്ലത് കൊറച്ചു പൈസ കൊടുത്തിട്ട് നല്ല school ലു പഠിക്കുന്നതാണ് ട്ടോ അവിടെത്തെ കാര്യം പറയാണെങ്കിൽ അവിടെത്തെ period ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ period ഉം ഉണ്ട് അവിടെയും pt ഉം music art work experience ന്ന് പറഞ്ഞിട്ട് കൊറേ period ണ്ട് പക്ഷെ രണ്ടിനും കൊടുക്കുന്ന value ഭയങ്കര different ഇണ്ട് അതായത് maths english നു നല്ല value കൊടുക്കും പക്ഷെ pt ന്ന് ലൊരു തീരെ value കൊടുക്കാറില്ല ഇപ്പൊ maths നു നങ്ങളെ school ലോക്കെ ഒരു പത്തു പതിനഞ്ചു teachers ഉണ്ടാകും maths നായിട്ട് പക്ഷെ pt ക്ക് ആകെ ഒരു teacher ഏ ഉണ്ടാവുള്ളു അപ്പൊ ഒരു class നു ഒരേ time എന്നെ ആഹ് അഞ്ചാറു class നുണ്ടാകും ptso ആ sir നു എല്ലാ class ലും ഓടി നടക്കാൻ പറ്റുമോ അതുകൊണ്ട് ആ class staff room ൽ ഇരിക്കും sorry ആ sir staff room ൽ ഇരിക്കും അപ്പോം കുട്ടികൾക്ക് ഒരു teacher വരാത്തെ ഒരു free period പോലെ ചെലവഴിക്കാം അപ്പൊ pt ന്നു അങ്ങനെ പറയണ്ടല്ലോ നമ്മുക് വേണെങ്കി free period ന്നു പറഞ്ഞാ പോരെ അപ്പൊ അങ്ങനെ music work experiencept അങ്ങനെ ഏത് period ആണെങ്കിലും എപ്പോളും class ൽ വെറുതെ ഇരിക്കയാണ് ചെയ്യാറ് ഒരു sir മ്മാര് വന്നിട്ട് അതില്ലേ activities ഒന്നും എൻ്റെ school ൽ ചെയ്തിട്ടില്ല ഇനി വേറെ ഇനി വേറെ government school aided school ഉം ഉണ്ടോന്നു എനിക്കറീല എൻ്റെ school ൽ ചെയ്തിട്ടില്ല അപ്പൊ അതെനിക്ക് വല്യ ഒരു disadvantaged disadvantage ആയിട്ടു തോന്നീട്ടുണ്ട് കാരണം പഠിക്കാൻ english maths അല്ലാണ്ട് പഠിക്കുന്ന subjects നു മാത്രം വില കൊടുക്കാൻ പാടില്ലല്ലോ നമ്മള് pt അതൊക്കെ കുട്ടികൾക്ക് enjoy ചെയ്യാനുള്ള time ആണ് പ്പോ അതിനും നമ്മള് അതിൻ്റെതായിട്ടുള്ള value കൊടുക്കണം പിന്നെ നോക്കുകാണെങ്കില് ആഹ് അതൊക്കെ ഒരു main കാര്യമാണ്‌ പിന്നെന്നെങ്കിൽ sir മാര് കൊറേ ഇണ്ടാവും കാരണം കൊറേ കുട്ടികളുള്ളത് കൊണ്ട് manage ചെയ്യാൻ അത്യാവശ്യം sir മ്മാര് വേണ്ടിവരും അപ്പം കൊറേ sir മാരുണ്ടാവും പിന്നെ നോക്കുകാണെങ്കിൽ facilities ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം facilities ഉണ്ടാവും അത്യാവശ്യം വല്യ school ആയിരിക്കും പിന്നെ ഞങ്ങളെ school ന്നു പറഞ്ഞത് plus one ഉം plus two ഉണ്ട് ട്ടോ അത് വേറെ section ആയിട്ടാണുള്ളത് അവിടെ ആണെങ്കിലും അത്യാവശ്യം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുണ്ട് plus one plus two മാത്രായിട്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുണ്ട് ആഹ് ഞങ്ങളെ school ന്ന് പറയുന്നത് കേരളത്തിലെ number one school ആണ് കേരളത്തില് ഉള്ള ഏറ്റവും കൂടുതൽ a plus കിട്ടുന്ന school എപ്പോളും ഞങ്ങളെ school എന്നെയാണ് ആവാറുള്ളത് ആഹ് മലപ്പുറത്ത് ആണ് ട്ടോ ppmhss ന്നു പറഞ്ഞിട്ടുള്ള ഒരു school ആണ് പ്പോ പിന്നെ മ്മള് നോക്കുയാണെങ്കില് പുറത്തു നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്പോ കേരളത്തിലെ ഒരവസ്ഥ കേരള ഇന്ത്യയിലെ ഒക്കെ അവസ്ഥ ഇങ്ങനെത്തന്നെയാണ് ഇപ്പോനമ്മൾ പൊറത്ത്നോക്കുകാണെങ്കിൽ കൊറിയ ജപ്പാൻ ജർമ്മനി ചൈന അവിടൊക്കെ അത്രക്ക് developing developed countries ആയോണ്ട് അവിടത്തെ school ൽ കൂടുതൽ facilities ഉണ്ടാകും school ഒക്കെ കാണുമ്പോ നമ്മക്കൊരു like നമ്മക്ക് tour പോവാൻ പറ്റിയ area പോലെയാണ് അത്രയും neat and clean ആയിട്ട് അത്രയും facilities ഉള്ള അത്രയും അടിപൊളി schools ആണുട്ടോ അവിടെ പൊറം ആഹ് Foreign countries ൽ ഒക്കെയുള്ളത് so അത്യാവശ്യം facilities ണ്ട് അവിടെത്തെ പ്പം ഏതോ രണ്ടുമൂന്നു രാജ്യത്തൊക്കെ so കുട്ടികളെന്നെയാണ് നല്ലപോലെ clean ആക്കീട്ടു school ഒക്കെ കൊണ്ടുനടക്കുന്നത് അങ്ങനത്തെ videos ഒക്കെ പല നമ്മള് യൂട്യൂബിലൊക്കെ കാണാറുള്ളതാണ് ആഹ് പിന്നെ ചില Foreign countries ഇപ്പൊ maldives നോക്കുകാണെങ്കില് അവിടെ കുട്ടികളു ഭയങ്കര കുറവാണു education choose ചെയ്യുന്ന കുട്ടികള് ഭയങ്കര കൊറവാണ് അതിലെന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികള് ഒന്നോ രണ്ടോ മാത്രേ ഉണ്ടാവാറുള്ളു ട്ടോ അപ്പോ എന്നെ പഠിപ്പിച്ച sir ഒക്കെ പറയാറുണ്ട് ഞാൻ maldives ലു പഠിപ്പിക്കാൻ പോയിട്ട് ആക കൊറച്ചു കുട്ടികളെയുള്ളൂ അതെന്നെ പഠിക്കാനാഗ്രഹമുള്ള കുട്ടികള് വളരെ കൊറവായിരിക്കു ട്ടോ അപ്പൊ അത് അങ്ങനത്തെ school കളും ഉണ്ട് കേരളത്തിനേക്കാൾ മോശമായിട്ടുള്ള school കളും ഉണ്ട് എന്ന കേരളത്തില് നല്ല പോലെ develop ചെയ്തിട്ടുള്ള നല്ല പോലെ facilities ഉള്ള അങ്ങനത്തെ school കളും ഉണ്ട് ട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ നമ്മള് നോക്കുകാണെങ്കില് ഉം അതാണ് പലരും പൊറം രാജ്യത്തേക്ക് പഠിക്കാനും വേണ്ടിട്ടു പോകുന്നത് അതായത് Foreign countries ലേക്ക് പഠിക്കാൻ പോകുന്നതു അത്കൊണ്ടാണ് ആഹ് like എന്താ പറയാ ഏർ അവിടെ കൊറച്ചും കൂടെ facilities ഉണ്ട് കേരളത്തിനെ അപേക്ഷിച്ചു നോക്കുയാണെങ്കില് ഇന്ത്യയെ അപേക്ഷിച്ചു നോക്കുയാണെ കൊറച്ചും കൂടി facilities ഉണ്ട് so നല്ല college ലു നല്ല ആഹ് school ലൊക്കെ പഠിക്കുന്നവർക്കായിരിക്കും കൊറച്ചും കൂടെ ആഹ് നല്ല ജോലി കിട്ടാൻ അങ്ങനെ നോക്കാൻ വേണ്ടീട്ട് അവരെന്ത്ചെയ്യും അങ്ങനത്തെ college ക്കു select ചെയ്തിട്ട് ദൂരെ പോയി പഠിക്കാറാനെട്ടോ ചെയ്യാറുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിങ്ങനെ like education system ത്തിനെപ്പറ്റിട്ട് തോന്നിട്ടുള്ളത് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിട്ടില്ല അപ്പം എനിക്ക് കൂടുതലും Foreign countries ന്നെയാണ് എന്ത് പറയുആ ഞാന് ആഹ് choose ചെയ്യാട്ടോ കാരണം Foreign countries ലാവുമ്പം നമ്മക്കൊരു പുതിയ experience ആണ് അതുപോലെ തന്നെ പുതിയൊരു experience ഉം അതുപോലെതന്നെ പുതിയൊരു ലോകൊക്കെയാണല്ലോ നമ്മക്ക് പഠിക്കാനുണ്ട് ഒരുപാട് ട്ടോ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് education system ത്തിനെപ്പറ്റി പറയാനുള്ളത് ആഹ് ഞാനെനിക്ക് അറിയുന്ന കാര്യങ്ങൾ cover ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പൊ okay bye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

പ്രത്യേകം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകേണ്ടതുണ്ട് എന്താ നേരത്തെ cut ആയിപ്പോയത്? അറിയില്ല. നേരത്തെ cut ആയി.

അറിയില്ല. എന്തോ നല്ല മഴക്കോളുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിന്നു അറിയത്തില്ല്യെ? ഒരു മഴ വന്ന അപ്പൊ cut ആവും. range ഉം ഉണ്ടാവൂല്ല ഉണ്ടാവൂല്ല,

ഞങ്ങളവടക്കെ റെ ഞങ്ങടെ അവിടേക്കു range ഉണ്ട്,

current bill കൂടും, അത് പിന്നെ നമ്മുടെ സർക്കാരിന്‍ടെ ഒരു ഗുണ മേന്മ ആണല്ലോ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിന്‍ടെ പ്രതിഫലം സർക്കാർ നമുക്ക് തരും എന്ത് തരണ്? എന്താ തന്നിട്ടിള്ളത്? എന്താ വന്ന് നല്ലൊരു വിദ്യാഭ്യാസത്തിന് ഇപ്പ, വിദ്യാഭ്യാസത്തിൽ ഇപ്പ Kerala ന്‍ടെ എല്ലാ school കളും നല്ലതല്ലേ,

പണ്ടത്തെ അതെ വിദ്യാഭ്യാസത്തിന് ഒന്നും ഇതില്ല, ഇവിടെ എന്‍ടെ ഒരു പണ്ടത്തെ, പണ്ടത്തെ അതേ വിദ്യാഭ്യാസമല്ല, താൻ ഇപ്പോ പണ്ട് പഠിച്ച school ഉം ആ school ൽ ഇപ്പം പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാകില്ലെ. ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഓട് പോയിട്ട് ഇപ്പൊ വാർപ്പായിട്ട് ഉണ്ടാവില്ലേ, അതൊരു വിദ്യ വികസനം അല്‍ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ പണ്ടത്തെപ്പോലത്തെ സാക്ഷരത ഇന്നില്ല. പണ്ടത്തെ പത്ത് ജയിച്ചവർക്ക് പറഞ്ഞാല്‍ എല്ലാതും വായിക്കാനും എഴുതാനും ഒക്കെ അറിയാര്‍ന്നു, ഇന്നത്തെ കുട്ടികൾക്ക് full phone ൽ കളിക്കാനും ഇതിനും മാത്രേ അറിയുള്ളൂ.

എന്തെങ്കിലും ഒക്കെ വായിക്കാനും, എഴുതാനോ ഒക്കെ പറഞ്ഞോക്കാ. എല്ലാ കുട്ടികൾക്കും മടിയായിരിക്കും വായിക്കാനും എഴുതാനും ഒക്കെ എല്ലാ അയിന് ഇന്നത്തെ കു അയിന് ഇന്നത്തെ കുട്ടികൾ അയിന് technology ടെ പിന്നാലെ പോണത്, അല്ലാതെ പണ്ടത്തെമാതിരിക്ക് എഴുത്തും വായനയും ഒന്നും ഇല്ല, ഇപ്പൊ മൊത്തം technology

അതേ വിദ്യാഭ്യാസമാണ്, അപ്പാ അതെ ഇപ്പോ താൻ ഇപ്പോ ഒന്നാം class ലും രണ്ടാം class ലും ഒന്നും phone ഉപയോഗിച്ചിട്ട് ഉണ്ടാകില്ല, പക്ഷേ ഇപ്പോ വരുന്ന തലമുറയിലെ കുട്ടികൾ എന്താ, ഒന്നാം class ലും, രണ്ടാം class ലും phone കണ്ടിട്ടാണ് അവരുടെ ജീവിതം ഉം അത് ശരിയാ ഇപ്പോ ജനിച്ച വീണ കുട്ടികൾക്ക് അടക്കം phone വേണം, അത് നിർബന്ധാ phone ആണ് ഏറ്റവും വലുത്. താനൊക്കെ phone addict അല്ലേ. താനൊക്കെ ഒരു മൂന്നുമണി, മൂന്നുമണി രാത്രി മൂന്നു മണിക്ക് ഒക്കെ online ല്‍ ഇരിക്കണ എനിക്ക് night shift അല്ലേ. അതുകൊണ്ട് ഞാൻ online ല്‍ ഉണ്ടാവും, പകൽ എന്നെ കാണാനില്ലല്ലോ അല്ലെങ്കിൽ.

ഉപയോഗിക്കാത്തതാരാണിന്നുള്ളത് എന്‍ടെ ആഹ് എന്‍ടെ ഒരു teacher ഉണ്ട്. ആ teacher പറയുമായിരുന്നു. പാൽ അടുപ്പത്ത് വെച്ചാ അഞ്ചു minute പോവുമ്പോ എടുത്ത് നോക്കി ഇല്ലെങ്കില്‍ നമുക്ക് ഒരു സമാധാനം ഉണ്ടാകില്ല. എന്താ പ്രത്യേകിച്ച് അതിലൊരു കാര്യം ഉണ്ടായിട്ട് ഒന്നുമല്ല, പക്ഷേ എന്നാലും നമുക്ക് ഒന്നു തുറന്നു നോക്കണം. ആ, തന്‍ടെ phone ഏതാ?

Instagram ഒക്കെ use ചെയ്യാറുണ്ടോ? social media

ഞാൻ social media എല്ലാം ഉണ്ട് insta, facebook ക്ക്.

social media എന്താ പെട്ടെന്ന് പെട്ടെന്ന് വിവരങ്ങൾ ഒക്കെ അറിയാൻ പറ്റും. ആദ്യമൊക്കെ അന്ന് പത്രത്തിലോക്കെ വന്നു പിറ്റേദിവസം അല്ലേ അറിയുള്ളൂ എന്തുണ്ടായാലും. പെട്ടെന്ന് full updated അല്ലേ എ എന്താ എന്തു പറയുന്നു, വിദ്യാഭ്യാസം വിരല്‍ തുമ്പില്‍. അങ്ങനെ എന്തോ പറയൂലോ, എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് search ചെയ്ത് കിട്ടാം.

അതാണ് ഇപ്പ താൻ പറഞ്ഞത് എന്ത്, പണ്ടത്തെ കാലത്ത് പത്താം class ന്‍ടെ സാക്ഷരത വായിക്കാനും കുട്ടികൾക്ക് അത്രതന്നെ അറിയുന്നില്ല ന്നാ പറഞ്ഞേ എന്നാലും ആ okay പക്ഷേ, technology യും ആയിട്ട് technology യുടെ കാര്യത്തിൽ India യുടെ അവസ്ഥ എന്താ?

പിന്നെ പറഞ്ഞാ ഏർ electric car കൾ ഒക്കെ, ഓരോന്നിന്‍ടെ ഇതാണല്ലോ. എല്ലായിടത്തും electric car കള്, നല്ല road, നല്ല റോ

ഇപ്പോ India യുടെ road ന്‍ടെ അവസ്ഥക്കെ എന്താ? India യിലെ road ന്‍ടെ അവസ്ഥ എന്താ, വളരെ മോശാണ്. road കള് പറഞ്ഞ്‌ കഴിഞ്ഞാ വളരെ മോശണെന്നോ. താൻ എന്താടോ പറയുന്നേ. അപ്പോ ഈ Mysore to Bangalore highway, അതേപോലെ ഇപ്പൊതാ ഒരു പദ്ധതി വന്നിട്ടുണ്ടല്ലോ Thailand to India അതൊക്കെ ഒരു നല്ലൊരു വളർച്ച അല്ലേ, അതേപോലെ ഇപ്പോ

അതൊക്കെ ഒരു വികസനം അല്ലേ? താൻ എന്ത് ഇങ്ങനെ നൊ പറയുന്നത് വികസനമില്ല വികസനമില്ല.

കിട്ടുന്നെന്ന് പകുതി അവർ ചെലവഴിക്കുന്നുണ്ടോ ഇതിനുവേണ്ടിട്ട് അ അവരെ കിട്ടുന്ന പകുതി pocket ൽ ഇടുന്നുണ്ടേലും പകുതി മറ്റേ, ഇതേപോലെ വികസനത്തിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നു

കുറെ ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ പറ്റോ. കുറേ കുട്ടികൾ school ക്ക് പോവാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്, അതൊക്കെ പറഞ്ഞാൽ ഇപ്പളും തനിക്ക് വിശ്വസിക്കാൻ പറ്റോ? നിന്‍ടെ ഈ road കളുടെ വികസനം മാത്രമാണോ വികസനം എന്ന് പറയുന്നത്? ഞാൻ road കളുടെ വികസനം മാത്രമല്ല, ഇപ്പോ ഏറെക്കുറേ പണ്ടത്തെ കാലത്തെ വെച്ചുനോക്കുമ്പോൾ, ഇപ്പ വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ അത് ഏകദേശം ഒരു നൂറിൽ ഒരു പത്തു കുട്ടികൾക്ക് ആവാം ചിലപ്പോൾ കിട്ടാത്ത ഉണ്ടാവാ